ടക്സ് Typingന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ടക്സ് Typingഉം അതിന്റെ ഇന്റർഫേസ് ഉം ഇംഗ്ലീഷ് ആൽഫബെറ്റോട് കൂടിയ കമ്പ്യൂട്ടർ കീ ബോർഡിൽ എങ്ങനെ കൃത്യമായി വേഗത്തിൽ കാര്യക്ഷമതയോടെ ടൈപ്പ് ചെയ്യാം എന്ന് പഠിക്കുന്നു കുടാതെ കീ ബോർഡിൽ നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യാനും പഠിക്കുന്നു
എന്താണ് ടക്സ് ടൈപ്പിംഗ്
ഇതൊരു ടൈപ്പിംഗ് പഠന സഹായിയാണ് ഇത് ഇന്ററാക്ടീവ് ഗെയിംസ് ഉപയോഗിച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നും പതുക്കെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനും പഠിപ്പിക്കുന്നു സ്വന്തം വേഗതയ്ക്ക് അനുസരിച്ച് ടൈപ്പിംഗ് പഠിക്കാം പതുക്കെ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡും കൃത്യതയും വർദ്ധിക്കുന്നു Tuxtypingൽ പ്രാക്ടീസിനായി പുതിയ വാക്കുകൾ എന്റർ ചെയ്യാം ടൈപ്പിംഗ് ഭാഷ സെറ്റ് ചെയ്യാം ഇവിടെ ഉപയോഗിക്കുന്നത് ടക്സ് ടൈപ്പിംഗ് 180 ഉം ഉബുന്റു ലിനക്സ് 1110ഉം
ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റർ ഉപയോഗിച്ച് ഇത് ഇൻസ്റ്റോൾ ചെയ്യാം ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി വെബ്സൈറ്റിലെ ഉബുന്റു ലിനക്സ് ട്യൂട്ടോറിയൽസ് സന്ദർശിക്കുക
ടക്സ് Typingതുറക്കാം ആദ്യമായി ഡസ്ക്ടോപ്പിന്റെ മുകളിൽ ഇടത് കോണിൽ വൃത്താകൃതിയിൽ കാണുന്ന ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക സെർച്ച് ബോക്സ് കാണുന്നു സെർച്ച് ബോക്സിൽ Tux Typingടൈപ്പ് ചെയ്യുക
സെർച്ച് ബോക്സിനു താഴെ ടക്സ് Typingഐക്കൺ കാണുന്നു
ടക്സ് Typingഐക്കൺ ക്ലിക്ക് ചെയ്യുക ടക്സ് Typingവിൻഡോ കാണുന്നു
ടക്സ് Typingൽ ഉള്ള മെനുസ് ഫിഷ് കാസ്കേഡ് -ഗെയിമിങ്ങിനായുള്ളത് കോമെറ്റ് സാപ്പ് - ഗെയിമിങ്ങിനായുള്ള മറ്റൊരിടം ലെസൻസ് - അക്ഷരങ്ങൾ മനസിലാക്കാനുള്ള പാഠങ്ങൾ ഉൾകൊള്ളുന്നു
ഓപ്ഷൻസ് - വാക്കുകൾ എഡിറ്റ് ചെയ്യാനും വാക്യങ്ങൾ ടൈപ്പ് ചെയ്യാനും ടക്സ് ടൈപ്പിംഗ് പ്രൊജക്റ്റിന്റെ വിവരങ്ങൾ കാണാനും languageസെറ്റ് ചെയ്യാനും കഴിയുന്ന മെനുസ് ഉൾകൊള്ളുന്നു
ക്വിറ്റ് - ഗെയിം ക്ലോസ് ചെയ്യുന്നു ലെസ്സൺസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ പരിശീലിക്കാം മെയിൻ മെനുവിൽLessons ക്ലിക്ക് ചെയ്യുക ലെസ്സൺ ഉൾകൊള്ളുന്ന വിന്ഡോ കാണുന്നു ആദ്യത്തെ ലെസ്സൺ പഠിക്കാം
basic lesson 01xmlക്ലിക്ക് ചെയ്യുക നിർദേശങ്ങൾ അടങ്ങിയ വിന്ഡോ കാണുന്നുഅത് വായിക്കുക ലെസ്സൺ തുടങ്ങുവാനായി സ്പേസ് ബാർ പ്രസ് ചെയ്യുക കീ ബോർഡ് ഉൾകൊള്ളുന്ന വിൻഡോ കാണുന്നു ലെറ്റർ a ടൈപ്പ് ചെയ്തു കൊണ്ട് പഠനം തുടങ്ങാം പരിശീലനം തുടങ്ങുവാനായി p പ്രസ് ചെയ്യുക ടൈപ്പ് ചെയ്യേണ്ട ക്യാരക്ടർസ് കാണിക്കുന്ന വിൻഡോ കാണുന്നു ആ aaa
ഇത് എന്താണ്
നിങ്ങൾ ഈ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യണം ഈ ലൈനിനെ ടീച്ചേർസ് ലൈൻ എന്ന് വിളിക്കാം സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് കീ ബോർഡ് കാണുന്നു aക്ക് ചുറ്റുമുള്ള ചുവന്ന ചതുരം കാണുന്നില്ലേ160അത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട ക്യാരക്ടർ ആണ് കീ ബോർഡിലെ ആദ്യത്തെ വരി അക്കങ്ങളും സ്പെഷ്യൽ charactersഉം ബാക്ക് സ്പേസ് കീയുമാണ് ടൈപ്പ് ചെയ്തവ ഡിലിറ്റ് ചെയ്യാൻ backspace കെയ് പ്രസ് ചെയ്യുന്നു കീ ബോർഡിൽ മൂന്ന് വരി ആൽഫബെറ്റസും അക്കങ്ങളും മറ്റ് ക്യാരകറ്റേഴ്സും ഉണ്ട് കീ ബോർഡിലെ രണ്ടാമത്തെ വരി കാണിക്കുന്നത് ആൽഫബെറ്റസും മറ്റ് ക്യാരകറ്റേഴ്സും എന്റർ കീയും അടുത്ത വരിയിലേക്ക് പോകാൻ എന്റർ കീ പ്രസ് ചെയ്യണം
കീ ബോർഡിലെ മൂന്നാമത്തെ വരി കാണിക്കുന്നത് ആൽഫബെറ്റസ് colonസെമിക്കോളൻ ക്യാപ്സ്ലോക്ക് കെയ് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ക്യാപ്സ് ലോക്ക് keyഉപയോഗിക്കാം
കീ ബോർഡിലെ നാലാമത്തെ വരി കാണിക്കുന്നത് ആൽഫാബെറ്റ്സ് സ്പെഷ്യൽ ക്യാരക്ടർസ് shift കെയ് ഉം
ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ ഷിഫ്റ്റും ആല്ഫബെറ്റും ഒരുമിച്ചു പ്രസ് ചെയ്യണം കീബോർഡിൽ മുകളിൽ കാണുന്ന ക്യാരക്ടർ ടൈപ്പ് ചെയ്യാനായി ഷിഫ്റ്റും അതും കൂടി പ്രസ് ചെയ്യണം
ഉദാഹരണമായിനമ്പർ 1 ന് മുകളിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ടൈപ്പ് ചെയ്യാനായി 1ന്റെ കൂടെ ഷിഫ്റ്റും പ്രസ് ചെയ്യുക കീബോർഡിലെ അഞ്ചാമത്തെ വരിയിൽ Ctrl Alt ഫങ്ഷൻ keysസ്പേസ് ബാർ എന്നിവ കാണാം ടക്സ് ടൈപ്പിംഗ് keyboardഉം ലാപ്ടോപ്പ് keyboardഉം ഡെസ്ക്ടോപ്പ് keyboardഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ
ശ്രദ്ധിക്കു ടക്സ് ടൈപ്പിംഗ് keyboardഉം ഡെസ്ക്ടോപ്പ് കീബോർഡ് ഉം ലാപ്ടോപ്പ് keyboardഉം തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല
കീബോർഡിൽ നമ്മുടെ വിരലുകളുടെ ശരിയായ സ്ഥലം നോക്കുക ഈ സ്ലൈഡ് നോക്കുക ഇത് ഓരോ വിരലുകളും അവയുടെ പേരും കാണിക്കുന്നു
ഇടത് നിന്നും വലത്തേക്ക് നോക്കു ലിറ്റിൽ ഫിംഗർ റിംഗ് ഫിംഗർ മിഡിൽ ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ തുമ്പ്
കീ ബോർഡിന്റെ ഇടത് വശത്ത് ഇടത് കൈ വയ്ക്കുക ലിറ്റിൽ ഫിംഗർ Aൽ വയ്ക്കുക
റിംഗ് ഫിംഗർ S ൽ മിഡിൽ ഫിംഗർDൽ ഇൻഡക്സ് ഫിംഗർFൽ വലത് കൈ കീ ബോർഡിന്റെ വലത് വശത്ത് വയ്ക്കുക ലിറ്റിൽ ഫിംഗർ colonsemi കോളൻ കീയിൽ വയ്ക്കുക
റിംഗ് ഫിംഗർ Lൽ മിഡിൽ ഫിംഗർKൽ ഇൻഡക്സ് ഫിംഗർJൽ സ്പേസ് ബാർ അടിക്കാൻ വലത്തേ തംബ് ഉപയോഗിക്കുക കൈകളുടെ നിഴലുകൾ ഒരു ചാരട്ടർ ടൈപ്പ് ചെയ്യേണ്ട ശരിയായ ഫിംഗർ കാട്ടി തരുന്നു ഇടത് കൈയിലെ ലിറ്റിൽ ഫിംഗറിൽ ചുവപ്പ് നിറത്തിലെ വട്ടം എന്താണ്160
നിങ്ങൾ ഈ വിരൽ a ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം
നേരത്തെ പറഞ്ഞ പോലെ വിരലുകൾ കീ ബോർഡിൽ വയ്ക്കുക ടൈപ്പ് ചെയ്യാൻ തുടങ്ങാം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ ടീച്ചേർസ് ലൈനിന് താഴെ കാണുന്നു ഇതിനെ സ്റ്റുടന്റ് ലൈൻ എന്ന് വിളിക്കാം ഇപ്പോൾ ടീച്ചേർസ് ലൈനിൽ ഇല്ലാത്ത ഒരു അക്ഷരം ടൈപ്പ് ചെയ്യാം
തെറ്റായി ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ നിങ്ങൾക്ക് സ്റ്റുടന്റ് ലൈനിൽ കാണാമോ160കാണില്ല കീബോർഡിലെ തെറ്റായി ടൈപ്പ് ചെയ്ത ക്യാരക്ടർ ന് മുകളിൽ ഒരു X മാർക്ക് കാണപ്പെടുന്നു കുറച്ച് അക്ഷരങ്ങൾ കൂടി ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടൈപ്പിംഗിന് ലഭിച്ച മാർക്കുകൾ നോക്കാം ഇടത് വശത്തുള്ള ഫീൽഡുകൾ എന്തിനെ കാണിക്കുന്നുവെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചിരിക്കും Time നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് കാണിക്കുന്നു Chars ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളുടെ എണ്ണം കാണിക്കുന്നു സിപിഎം ഒരു മിനിറ്റിൽ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ കാണിക്കുന്നു WPM ടൈപ്പ് ചെയ്ത വാക്കുകളുടെ എണ്ണം കാണിക്കുന്നു Errors നിങ്ങൾ വരുത്തിയ തെറ്റുകളുടെ എണ്ണം കാണിക്കുന്നു Accuracy ടൈപ്പിങിന്റെ കൃത്ത്യത മെയിൻ മെനുവിലേക്ക് പോകുവാനായി രണ്ടു പ്രാവിശ്യംEscape കീ അടിക്കുക ടൈപ്പിംഗ് ലെസ്സണിന്റെ ആദ്യ പാഠം പഠിച്ചു160
ആദ്യം കുറഞ്ഞ വേഗതയിൽ കൃത്യതയോടെ ടൈപ്പ് ചെയ്ത് പഠിക്കണം തെറ്റുകൾ ഇല്ലാതെ കൃത്യതയോടെ ടൈപ്പ് ചെയ്യാൻ പഠിച്ചാൽ വേഗത കൂട്ടാം ഇതോടെ ടക്സ് ടൈപ്പിംഗ് ട്യുട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ടക്സ് ടൈപ്പിംഗ് ഇന്റർഫേസ് ആണ്
ടൈപ്പിംഗിന്റെ ആദ്യ പാഠം പൂർത്തിയാക്കി നിങ്ങൾക്കായി ഒരു അസ്സിഗ്ന്മെന്റ് basic lesson 02xmlതുറക്കുക ഇത് പരിശീലിക്കുക ഇതിലെ എല്ലാ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്തിട്ട് Enterകീ അടിക്കുക ഇത് പോലെ മറ്റ് പാഠങ്ങളും പരിശീലിക്കാം
താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontact അട്ട് സ്പോക്കൻ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് orgൽ ബന്ധപ്പെടുക സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി